എൻറെ പ്രിയപ്പെട്ട ദേശവാസികളെ
നമസ്ക്കാരം
ഇപ്പോൾ 2021 നോട് വിടപറയാനും 2022 നെ സ്വാഗതം ചെയ്യാനുമുള്ള തയ്യാറെടുപ്പിലാണല്ലോ എല്ലാവരും
പുതുവർഷത്തിൽ ഓരോ വ്യക്തിയും ഓരോ സ്ഥാപനവും വരുന്ന വർഷത്തിൽ കുറച്ചുകൂടി നന്നായി പ്രവർത്തിക്കാനും നല്ല വ്യക്തി ആകാനും ഉള്ള പ്രതിജ്ഞയെടുക്കുന്നു
കഴിഞ്ഞ ഏഴു വർഷങ്ങളായി ഈ മൻ കി ബാത്ത് പരിപാടിയും നമ്മുടെ രാജ്യത്തെ നന്മകളെ ഉയർത്തിക്കാട്ടി നല്ലതു ചെയ്യുവാനും നന്നാക്കുവാനും ഉള്ള പ്രേരണ നല്കിക്കൊണ്ടിരിക്കുകയാണല്ലോ
ഇക്കഴിഞ്ഞ ഏഴു വർഷങ്ങളിലും മൻ കി ബാത്തിൽ സർക്കാരിൻറെ നേട്ടങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും നടത്താമായിരുന്നു
നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും നിങ്ങളും പ്രശംസിക്കുമായിരിക്കും
എന്നാൽ മീഡിയയുടെ തിളക്കങ്ങളിൽനിന്നും ആഡംബരങ്ങളിൽ നിന്നും അകന്ന് വർത്തമാനപത്രങ്ങളുടെ വാർത്തകളിൽപ്പെടാതെ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിനാളുകൾ ഉണ്ടെന്നതാണ് ദശകങ്ങളായുള്ള എൻറെ അനുഭവം
രാജ്യത്തിൻറെ നല്ല നാളേക്കുവേണ്ടി അവർ സ്വയം ഇന്ന് ഹോമിക്കുകയാണ്
അവർ നാടിൻറെ വരുംതലമുറക്കുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്
ഇങ്ങനെയുള്ളവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ സന്തോഷംതരുന്നു
വളരെയധികം പ്രചോദനവും നല്കുന്നു
എന്നെ സംബന്ധിച്ചിടത്തോളം മൻ കി ബാത്ത് അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രയത്നങ്ങൾകൊണ്ടു നിറഞ്ഞ വിടർന്ന സുന്ദരമായ ഭംഗിയാർന്ന ഒരു ഉദ്യാനം തന്നെയാണ്
മാത്രമല്ല ഓരോ മാസത്തിലെ മൻ കി ബാത്തിലും ഈ ഉപവനത്തിൽനിന്ന് ഏത് ദളമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നതിലേക്കാണ് എൻറെ പരിശ്രമം
നമ്മുടെ ബഹുരത്നയായ ഭൂമിയുടെ വസുന്ധരയുടെ പുണ്യ കർമ്മങ്ങളുടെ നിലക്കാത്ത പ്രവാഹം നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നത് എനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ്
ഇന്ന് നമ്മുടെ രാജ്യം അമൃത മഹോത്സവം ആഘോഷി ക്കുന്ന ഈ വേളയിൽ നമ്മുടെ ജനങ്ങളുടെ ശക്തിയെക്കുറിച്ചും ഓരോ പൌരൻറേയും ശക്തിയെക്കുറിച്ചും അവരുടെ പ്രയത്നങ്ങളെക്കുറിച്ചും പരിശ്രമങ്ങളെക്കുറിച്ചും ഉള്ള സൂചന നല്കുക എന്നത് ഭാരതത്തിൻറേയും മാനവീയതയുടേയും ഉജ്ജ്വലമായ ഭാവിക്ക് ഒരു പ്രകാരത്തിൽ ഉറപ്പ് തരുന്നു
സുഹൃത്തുക്കളേ
ഇതാണ് ജനങ്ങളുടെ ശക്തി
നൂറുവർഷത്തിനിടയിൽ വന്ന ഏറ്റവും വലിയ മഹാമാരിയോട് നമുക്ക് പോരാടൻ കഴിഞ്ഞത് എല്ലാപേരുടേയും കൂട്ടായ പ്രയത്നത്തിൻറെ ഫലമായാണ്
നമ്മൾ പ്രതിസന്ധിഘട്ടങ്ങളിൽ പരസ്പരം ഒരു കുടുംബംപോലെ ഒത്തൊരുമയോടെനിന്നു
നമ്മുടെ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ നഗരത്തിൽ ആരെയെങ്കിലും സഹായിക്കണമെങ്കിൽ ഓരോരുത്തരുടേയും കഴിവിനപ്പുറം സഹായിക്കാൻ നാം പരിശ്രമിച്ചു
ഇന്ന് ലോകത്ത് വാക്സിനേഷൻറെ കണക്കുകൾ താരതമ്യപ്പെടുത്തിയാൽ നമ്മൾ എത്ര അഭൂതപൂർവ്വമായ കാര്യമാണ് ചെയ്തത് എത്ര വലിയ ലക്ഷ്യമാണ് നേടിയത് എന്ന് വ്യക്തമാകും വാക്സിൻറെ 140 കോടി ഡോസ് എന്ന കടമ്പകടക്കുന്നത് ഓരോ ഭാരതീയൻറേയും നേട്ടമാണ്
ഇത് ഓരോ ഭാരതീയൻറേയും നിലവിലെ വ്യവസ്ഥയിലുള്ള വിശ്വാസം സൂചിപ്പിക്കുന്നു ശാസ്ത്രത്തിലുള്ള വിശ്വാസം സൂചിപ്പിക്കുന്നു ശാസ്ത്രജ്ഞരിലുള്ള വിശ്വാസം സൂചിപ്പിക്കുന്നു
മാത്രമല്ല സമൂഹത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു
ഇത് നമ്മുടെ ഇച്ഛാശക്തിയുടെ ഏറ്റവും വലിയ തെളിവുതന്നെ
എന്നാൽ കൂട്ടുകാരേ കൊറോണയുടെ ഒരു പുതിയ വകഭേദം നമ്മുടെ പടിവാതിലിൽ മുട്ടിവിളിച്ചുകഴിഞ്ഞു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്
ഈ ആഗോള മഹാമാരിയെ പരാജയപ്പെടുത്താൻവേണ്ടി ഒരു പൌരനെന്നനിലയിൽ നമ്മുടെ ഓരോരുത്തരുടേയും പരിശ്രമത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു
ഈ പുതിയ ഓമിക്രോൺ വകഭേദത്തെക്കുറിച്ചുള്ള പഠനം നമ്മുടെ ശാസ്ത്രജ്ഞർ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു
ഓരോ ദിവസവും അവർക്ക് പുതിയ ഡാറ്റ കിട്ടിക്കൊണ്ടിരിക്കുന്നു
അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു
ഇങ്ങനെയുള്ള ഈ അവസരത്തിൽ രാജ്യത്തിൻറെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഈ കൊറോണാവകഭേദത്തിന് എതിരായി സ്വയം ജാഗ്രതയും അച്ചടക്കവും പാലിക്കുകയാണ്
നമ്മുടെ സാമൂഹികമായ ശക്തികൊണ്ട് കൊറോണയെ പരാജയപ്പെടുത്താം എന്ന ഉത്തരവാദിത്വബോധത്തോടുകൂടി നാം 2022 എന്ന പുതുവർഷത്തിലേക്ക് പ്രവേശിക്കണം
എൻറെ പ്രിയപ്പെട്ട ദേശവാസികളേ
മഹാഭാരതയുദ്ധം നടന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് നഭ സ്പൃഷം ദിപ്തം അതായത് അഭിമാനത്തോടുകൂടി ആകാശത്തെ സ്പർശിക്കുക
ഉയരങ്ങൾ കീഴടക്കുക എന്ന് പറഞ്ഞിരുന്നു
ഇത് നമ്മുടെ വായുസേനയുടെ ആപ്തവാക്യവുമാണല്ലോ
ഭാരതമാതാവിനെ സേവിക്കുന്നവരിൽ പലരും ആകാശത്തിൻറെ ഈ ഉയരങ്ങളെ എന്നും അഭിമാനത്തോടെ സ്പർശിക്കുന്നു നമ്മളെ പലതും പഠിപ്പിക്കുന്നു
അതുപോലെ ഒരു വ്യക്തിയായിരുന്നു ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗ്
ഈ മാസം തമിഴ്നാട്ടിൽ അപകടത്തിൽപ്പെട്ട ഹെലികോപ്ടർ പറത്തുകയായിരുന്നു വരുൺ സിംഗ്
ആ അപകടത്തിൽ രാജ്യത്തിൻറെ പ്രഥമ സിഡിഎസ്സ് ജനറൽ ബിപിൻ റാവത്തും അദ്ദേഹത്തിൻറെ സഹധർമ്മിണിയും ഉൾപ്പെടെ പല വീരൻമാരെയും നമ്മുക്ക് നഷ്ടമായി
വരുൺ സിംഗ് കുറച്ചു ദിവസങ്ങൾ മരണത്തോട് ധീരമായി മല്ലടിച്ചു
പക്ഷേ അദ്ദേഹവും നമ്മെ വിട്ടു പിരിഞ്ഞു
വരുൺ ആശുപത്രിയിൽ ആയിരുന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട ചില കാര്യങ്ങൾ എൻറെ മനസ്സിനെ സ്പർശിച്ചു
ഈ വർഷം ആഗസ്റ്റിലാണ് അദ്ദേഹത്തിനു ശൌര്യചക്രം സമ്മാനിക്കപ്പെട്ടത്
അതിനുശേഷം അദ്ദേഹം താൻ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പലിനു ഒരു കത്തയച്ചു
അദ്ദേഹം വിജയത്തിൻറെ കൊടുമുടിയിൽ എത്തയപ്പോഴും തൻറെ വേരുകളെ നനയ്ക്കാൻ മറന്നില്ലല്ലോ എന്നാണ് ആ കത്ത് വായിച്ചപ്പോൾ എൻറെ മനസ്സിൽ ആദ്യം വന്ന വിചാരം
മറ്റൊന്ന് ആഘോഷിക്കാനുള്ള വേളയിൽ അദ്ദേഹം വരുംതലമുറയെപറ്റി ചിന്തിച്ചു എന്നുള്ളതാണ്
താൻ പഠിച്ച സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ജീവിതംകൂടി ഒരാഘോഷമാകട്ടെ എന്നു അദ്ദേഹം ആഗ്രഹിച്ചു
തൻറെ കത്തിൽ വരുൺ സിംഗ് അദ്ദേഹത്തിൻറെ പരാക്രമങ്ങളുടെ വീമ്പിളക്കിയില്ല
മറിച്ച് തൻറെ പരാജയങ്ങളെപറ്റി പറഞ്ഞു
എങ്ങിനെയാണ് അദ്ദേഹം തൻറെ കുറവുകളെ കഴിവുകളാക്കി മാറ്റിയതെന്നു പറഞ്ഞു
ആ കത്തിൽ ഒരിടത്ത് അദ്ദേഹം എഴുതി പഠനത്തിൽ ശരാശരിക്കാരനാകുന്നത് കുഴപ്പമില്ല
എല്ലാരും മിടുക്കരാകില്ല തൊണ്ണൂറു മാർക്ക് വാങ്ങിക്കാൻ കഴിയില്ല
അങ്ങിനെ ആകാൻ സാധിച്ചാൽ അത് വലിയ ഒരു നേട്ടമാണ് അതിനെ അഭിനന്ദിയ്ക്കേണ്ടതാണ്
പക്ഷേ അതിനു സാധിച്ചില്ലെടങ്കിൽ നിങ്ങൾ ഒരു ശരാശരിക്കാരനാകേണ്ടവനാണെന്ന് അർത്ഥമില്ല
സ്കൂളിൽ നിങ്ങൾ ഒരു ശരാശരിക്കാരനായിരുന്നിരിക്കാം
പക്ഷേ അതു ഭാവിജീവിതത്തിൻറെ അളവുകോൽ ആകുന്നില്ല
നിങ്ങളുടെ താത്പര്യം കണ്ടുപിടിക്കൂ
അത് കല സംഗീതം ഗ്രാഫിക് ഡിസൈൻ സാഹിത്യം മുതലായ ഏതുമാകാം
നിങ്ങൾ എന്തു ചെയ്താലും ആത്മാർഥമായി ചെയ്യുക
കഴിവിൻറെ പരമാവധി ചെയ്യുക
ദുഷ്ചിന്തകളിലേയ്ക്കും പോകാതിരിക്കുക
സുഹൃത്തുക്കളേ ശരാശരിക്കാരനിൽനിന്നു അസാമാന്യനാകാൻ അദ്ദേഹം പറഞ്ഞുതന്ന മന്ത്രവും വളരെ പ്രധാനമാണ്
അത കത്തിൽ അദ്ദേഹം എഴുതി പ്രതീക്ഷ കൈവിടരുത്
നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നുവോ അതിൽ ശോഭിക്കില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്
ഒന്നും എളുപ്പം നേടാനാകില്ല സമയവും സൌകര്യങ്ങളും ബലികഴിക്കേണ്ടിവരും
ഞാൻ ഒരു ശരാശരിക്കാരനായിരുന്നു
ഞാൻ എൻറെ കരിയറിലെ പ്രയാസമേറിയ നാഴികക്കല്ലുകൾ കീഴടക്കി
ജീവിതത്തിൽ നിങ്ങൾക്കു എന്തു നേടുവാൻ കഴിയുമെന്ന് തീരുമാനിയ്ക്കുന്നത് 12ാം ക്ലാസ്സിലെ മാർക്കുകൾ ആണെന്നു കരുതരുത്
അവനവനിൽ വിശ്വസിക്കുക അതിലേയ്ക്കു എത്താനായി പണിയെടുക്കുക
ഒരാൾക്കെങ്കിലും പ്രേരണ നൽകാനായെങ്കിൽ അതു വലിയ നേട്ടമാകും എന്ന് വരുൺ എഴുതി
പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം ഒരു ദേശത്തിനു മുഴുവൻ പ്രേരണ നൽകി
അദ്ദേഹത്തിൻറെ കത്ത് കുട്ടികളോടാണ് സംസാരിച്ചതെങ്കിലും അതിലൂടെ വാസ്തവത്തിൽ അദ്ദേഹം ഒരു സമൂഹത്തിനു മുഴുവൻ സന്ദേശം നൽകി
സുഹൃത്തുക്കളേ
എല്ലാ വർഷവും പരീക്ഷയുടെ കാലത്ത് ഇത്തരം വിഷയങ്ങളാണ് ഞാൻ കുട്ടികളോട് ചർച്ച ചെയ്യാറുള്ളത്
ഈ വർഷവും പരീക്ഷയുടെ മുന്നോടിയായി കുട്ടികളോട് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ഞാൻ പദ്ധതി ഇടുന്നത്
ഈ പരിപാടിയ്ക്കായി രണ്ടു ദിവസം കഴിഞ്ഞ് അതായത് 28 ഡിസംബർ മുതൽ മൈ ഗവ്വ്
ഇന്നിൽ ൽ രജിസ്ട്രേഷനും ആരംഭിക്കുകയാണ്
രജിസ്ട്രേഷൻ 28 ഡിസംബർ മുതൽ 20 ജനുവരി വരെയുണ്ടാകും
ഇതിനായി 9ാം ക്ലാസ്സു മുതൽ 12ാം ക്ലാസ്സുവരെയുള്ള കുട്ടികൾക്കും അദ്ധ്യാപകർക്കും ഓൺലൈൻ മത്സരവും സംഘടിപ്പിക്കും
ഇതിൽ നിങ്ങൾ എല്ലാരും പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
നിങ്ങളെ കണ്ടുമുട്ടാൻ അവസരം ലഭിക്കും
നമുക്കെല്ലാർക്കും ചേർന്നു പരീക്ഷ കരിയർ വിജയം തുടങ്ങി വിദ്യാർത്ഥിജീവിതവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ വിശകലനം ചെയ്യാം
എൻറെ പ്രിയപ്പെട്ട ദേശവാസികളേ
അതിർത്തിക്കപ്പുറം വളരെ ദൂരെ നിന്നു വന്ന ഒരു കാര്യമാണ് ഇനി ഞാൻ മൻ കീ ബാത്തിൽ കേൾപ്പിക്കാൻ പോകുന്നത്
ഇതു നിങ്ങളെ സന്തോഷിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയം ചെയ്യും
വന്ദേ മാതരം വന്ദേ മാതരം
സുജലാം സുഫലാം മലയജ ശീതളാം
ശസ്യശാമളാം മാതരം വന്ദേ മാതരം
ശുഭ്ര ജ്യോത്സനാം പുളകിതയാമിനീം
ഫുല്ലകുസുമിതദ്രുമദളശോഭിനീം
സുഹാസിനീം സുമധുര ഭാഷിണീം
സുഖദാം വരദാം മാതരം
വന്ദേ മാതരം വന്ദേ മാതരം
നിങ്ങൾക്കിതു കേട്ടപ്പോൾ നന്നായിതോന്നി അഭിമാനം തോന്നി എന്നു എനിക്കുറപ്പുണ്ട്
വന്ദേമാതരത്തിൽ അടങ്ങിയിരിക്കുന്ന ആശയം നമ്മിൽ അഭിമാനവും ആവേശവും നിറയ്ക്കുന്നതാണ്
സുഹൃത്തുക്കളേ
ഈ ഭംഗിയുള്ള ശബ്ദശകലം എവിടെയുള്ളതാണ് ഏതു നാട്ടിൽനിന്നു വന്നതാണെന്നു നിങ്ങൾ തീർച്ചയായും വിചാരിക്കുന്നുണ്ടാകും ഇതിൻറെ ഉത്തരം നിങ്ങളുടെ അതിശയം വർദ്ധിപ്പിക്കും
വന്ദേമാതരം അവതരിപ്പിച്ച ഈ വിദ്യാർത്ഥികൾ ഗ്രീസിൽ നിന്നുള്ളവരാണ്
ഇവർ അവിടെ ഇലിയയിലെ ഹൈസ്കൂളിൽ പഠിക്കുന്നവരാണ്
അവർ ഭാവം ഉൾക്കൊണ്ട് ഭംഗിയായി വന്ദേമാതരം അവതരിപ്പിച്ചത് അത്ഭുമുളവാക്കുന്നു ഇതു പ്രശംസനീയമാണ്
ഇത്തരം ശ്രമങ്ങൾ രണ്ടു നാടുകളിലെ ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നു
ഞാൻ ഗ്രീസിലെ ഈ കുട്ടികളേയും അവരുടെ അധ്യാപകരേയും അഭിനന്ദിക്കുന്നു
സ്വാതന്ത്ര്യത്തിൻറെ അമൃതമഹോത്സവത്തിൻറെ ഈ അവസരത്തിൽ അവരുടെ ഈ ശ്രമത്തെ ഞാൻ പ്രശംസിക്കുന്നു
കൂട്ടുകാരെ
ലക്നൌവിൽ താമസിക്കുന്ന നീലേഷ്ജിയുടെ ഒരു പോസ്റ്റിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുവാനാഗ്രഹിക്കുന്നു
ലക്നൌവിൽ നടന്ന വിചിത്രമായ ഒരു ഡ്രോൺ ഷോയെ നീലേഷ് വളരെയധികം പ്രശംസിക്കുന്നു
ഈ ഡ്രോൺ ഷോ ലക്നൌവിലെ റസിഡൻസി യിലാണ് സംഘടിപ്പിക്കപ്പെട്ടത്
1857 ലെ ഒന്നാം സ്വാതന്ത്ര്യസമരത്തിൻറെ തെളിവുകൾ റസിഡൻസിയുടെ ചുവരുകളിൽ ഇന്നും കാണാം
റസിഡൻസിയിൽ നടന്ന ഡ്രോൺ ഷോ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻറെ വിവിധ സന്ദർഭങ്ങളെ വിളിച്ചോതുന്നു
ചൌരീചൌരാ വിപ്ലവമായിക്കൊള്ളട്ടെ കാകോരി ട്രെയ്ൻ സംഭവമാകട്ടെ അല്ലെങ്കിൽ നേതാജി സുഭാഷ്ചന്ദ്രബോസിൻറെ അദമ്യമായ സാഹസവും പരാക്രമവുമായിക്കൊള്ളട്ടെ
ഈ ഡ്രോൺ ഷോ എല്ലാപേരുടെയും മനം കവർന്നു
നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ നഗരങ്ങളിലെ ഗ്രാമങ്ങളിലെ ഒക്കെ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട വിവിധ സംഭവങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം
ഇതിന് ടെക്നോളജിയുടെ സഹായം തേടാവുന്നതാണ്
സ്വാതന്ത്ര്യത്തിൻറെ അമൃത മഹോത്സവം നമുക്ക് സ്വാതന്ത്ര്യസമരത്തിൻറെ ഓർമ്മകളിൽ ജീവിക്കുവാനുള്ള അവസരം തരുന്നു അത് അനുഭവിച്ചറിയാനുള്ള അവസരം പ്രദാനം ചെയ്യുന്നു
ഇത് രാജ്യത്തിനുവേണ്ടി പുതിയ പ്രതിജ്ഞയെടുക്കുവാനുള്ള എന്തെങ്കിലും ചെയ്യുവാനുള്ള ഇച്ഛാശക്തി പ്രകടമാക്കാനുള്ള പ്രേരണ നല്കുന്ന ആഘോഷമാണ് അവസരമാണ്
വരുവിൻ സ്വാതന്ത്ര്യസമരത്തിലെ മഹാന്മാരിൽ നിന്നും പ്രേരണകൈകൊള്ളാം
രാജ്യത്തിനുവേണ്ടി സ്വന്തം പ്രയത്നത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവിൻ
എൻറെ പ്രിയപ്പെട്ട ദേശവാസികളെ
നമ്മുടെ രാജ്യം ധാരാളം അസാധാരണരായ പ്രതിഭകളുടെ നാടാണ് അവരുടെ സവിശേഷപ്രവർത്തികൾ എന്തെങ്കിലും ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു
ഇതിനൊരുദാഹരണമാണ് തെലുങ്കാനയിലെ ഡോക്ടർ കുരേല വിഠലാചാര്യ
അദ്ദേഹത്തിന് 84 വയസ്സുണ്ട്
എന്നാൽ സ്വന്തം സ്വപ്നം സാക്ഷാത്കരിക്കുന്ന കാര്യം വരുമ്പോൾ അദ്ദേഹം തൻറെ പ്രായത്തെപ്പറ്റി ചിന്തിക്കാറേ ഇല്ല
സുഹൃത്തുക്കളെ
ഒരു വലിയ പുസ്തകാലയം തുറക്കണം എന്നത് അദ്ദേഹത്തിൻറെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു
അന്ന് രാജ്യം സ്വതന്ത്രമായിട്ടില്ലായിരുന്നു
പരിതസ്ഥിതികൾ കാരണം അദ്ദേഹത്തിൻറെ കുട്ടിക്കാലത്തെ സ്വപ്നം സ്വപ്നമായിത്തന്നെ അവശേഷിച്ചു
കാലം പോയി വിഠലാചാര്യ ലക്ചററായി തെലുങ്ക് ഭാഷയിൽ ആഴമേറിയ പഠനം നടത്തി
അതിൽ ധാരാളം കൃതികൾ രചിച്ചു
ആറേഴുവർഷം മുമ്പ് അദ്ദേഹം വീണ്ടും ഒരിക്കൽക്കൂടി തൻറെ സ്വപ്നം പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു
അദ്ദേഹം സ്വന്തം പുസ്തകങ്ങളുടെ ഒരു പുസ്തകാലയം തുടങ്ങി
തൻറെ ജീവിതം മുഴുവനും ഉള്ള സമ്പാദ്യം അതിൽ നിക്ഷേപിച്ചു
ക്രമേണ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ടു സഹകരിക്കാൻ തുടങ്ങി
യദാദ്രി ഭൂവനാഗിരി ജില്ലയിലെ രമണ്ണാപേട്ടിലുള്ള ഈ ലൈബ്രറിയിൽ ഇപ്പോൾ ഏകദേശം രണ്ടു ലക്ഷം പുസ്തകങ്ങൾ ഉണ്ട്
വിദ്യാഭ്യാസത്തിനും വായനക്കുംവേണ്ടി താനനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് ഉണ്ടാകരുത് എന്നാണ് ശ്രീ
വിഠലാചാര്യ പറയുന്നത്
ഇന്ന് ധാരാളം വിദ്യാർത്ഥികൾക്ക് ഈ ലൈബ്രറി പ്രയോജനപ്പെടുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമാണ്
അദ്ദേഹത്തിൻറെ പ്രയത്നങ്ങളിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ട് മറ്റു പല ഗ്രാമങ്ങളിലും ആൾക്കാർ ലൈബ്രറി ഉണ്ടാക്കുവാനുള്ള പ്രയത്നത്തിൽ വ്യാപൃതരാണ്
സുഹൃത്തുക്കളേ
പുസ്തകങ്ങൾ അറിവ് തരുക മാത്രമല്ല നമ്മുടെ വ്യക്തിത്വത്തേയും രൂപപ്പെടുത്തുന്നു ജീവിതം വാർത്തെടുക്കുന്നു
പുസ്തകം വായിക്കുവാനുള്ള താല്പര്യം അതിശയകരമായ ഒരു സന്തോഷം പ്രദാനം ചെയ്യുന്നു
ഈ വർഷം ഞാൻ ഇത്രയും പുസ്തകങ്ങൾ വായിച്ചു എന്നും ഇനിയും എനിക്ക് ഈ പുസ്തകങ്ങൾ വീണ്ടും വായിക്കണം എന്നും ഒക്കെ ചിലർ അഭിമാനത്തോടുകൂടി പറയുന്നത് ഈയിടെയായി ഞാൻ കേൾക്കാറുണ്ട്
ഇതൊരു നല്ല പ്രവണതയാണ്
ഇത് ഇനിയും വർദ്ധിപ്പിക്കേണ്ടതാണ്
നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ വർഷത്തെ അഞ്ച് പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കുവിൻ ഇതാണ് മൻ കീ ബാത്തിൻറെ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്
ഇങ്ങനെ 2022 ൽ മറ്റു വായനക്കാർക്ക് പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനായി സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയും
നമ്മുടെ സ്ക്രീൻ ടൈം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പുസ്തകവായനയെ കൂടുതൽ കൂടുതൽ ജനപ്രിയമാക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രയത്നിക്കേണ്ടിവരും
എൻറെ പ്രിയപ്പെട്ട ദേശവാസികളെ
ഈയിടെ വളരെ രസകരമായ ഒരു പ്രയത്നത്തിലേക്ക് എൻറെ ശ്രദ്ധ തിരിഞ്ഞു
ഈ പരിശ്രമം നമ്മുടെ പുരാതനഗ്രന്ഥങ്ങളേയും സാംസ്ക്കാരിക മൂല്യങ്ങളേയും ഭാരതത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ ജനപ്രിയമാക്കുവാൻ പൂനെയിൽ ഭണ്ഡാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നു പേരുള്ള ഒരു സ്ഥാപനം ഉണ്ട്
ഈ സ്ഥാപനം മറ്റു രാജ്യങ്ങളിലെ ആളുകൾക്ക് മഹാഭാരതത്തിൻറെ മഹത്വത്തെ പരിചയപ്പെടുത്തുന്നതിനായി ഓൺലൈൻ കോഴ്സ് ആരംഭിച്ചു
ഈ കോഴ്സ് ഇപ്പോഴെ തുടങ്ങിയുള്ളൂ എങ്കിലും ഇതിൽ പഠിപ്പിക്കുന്ന ഉള്ളടക്കം തയ്യാറാക്കാൻ 100 വർഷങ്ങൾ മുമ്പേ തുടങ്ങിയെന്നറിയുമ്പോൾ നിങ്ങൾ എന്തായാലും അത്ഭുതപ്പെടും
ഈ കോഴ്സ് തുടങ്ങിയപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മികച്ച പ്രതികരണം ലഭിച്ചു
നമ്മുടെ പാരമ്പര്യത്തിൻറെ വിവിധ വശങ്ങൾ എങ്ങിനെ ആധുനിക രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നു ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ മഹത്തായ കോഴ്സിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നത്
ഏഴു കടലിനക്കരെയുള്ള ആളുകൾക്കുകൂടി നേട്ടം ഉണ്ടാകാനായിട്ടാണ് ഇത്തരം നൂതനരീതികൾ അവലംബിക്കുന്നത്
കൂട്ടുകാരേ
ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചറിയുവാൻ ലോകമെമ്പാടും താത്പര്യം വർദ്ധിക്കുന്നു
വിവിധ രാജ്യങ്ങളിലുള്ളവർ നമ്മുടെ സംസ്കാരത്തെ അറിയുവാൻ മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും സഹായിക്കുന്നു
ഇത്തരത്തിലുള്ള ഒരാളാണ് സെർബിയയിലെ ഡോ
മോമിർ നികിച് എന്ന പണ്ഡിതൻ
ഇദ്ദേഹം ഒരു ദ്വിഭാഷാ സംസ്കൃതസെർബിയൻ ഡിക്ഷണറി തയ്യാറാക്കി
ഈ ഡിക്ഷണറിയിയിൽ സംസ്കൃതത്തിലെ എഴുപതിനായിരത്തിലധികം വാക്കുകളുടെ തർജ്ജിമ സെർബിയൻ ഭാഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്
നികിച് 70ാം വയസ്സിൽ സംസ്കൃതം പഠിച്ചു എന്നറിയുമ്പോൾ നിങ്ങൾക്കു വളരെ സന്തോഷം തോന്നും
മഹാത്മാഗാന്ധിയുടെ ലേഖനങ്ങളിൽ നിന്നാണ് ഇതിനുള്ള പ്രേരണ അദ്ദേഹത്തിന് ലഭിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്
മംഗോളിയയിലെ 93 വയസ്സുള്ള പ്രൊഫ
ഗേന്ദേധരം ഇതുപോലുള്ള മറ്റൊരാളാണ്
അദ്ദേഹം കഴിഞ്ഞ 4 ദശകങ്ങൾകൊണ്ട് ഇന്ത്യയിലെ ഏകദേശം 40 പുരാതന ഗ്രന്ഥങ്ങൾ മഹാകാവ്യങ്ങൾ മംഗോളിയൻ ഭാഷയിൽ തർജ്ജിമ ചെയ്തു
നമ്മുടെ രാജ്യത്തിലും ഇതേ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് വളരെയധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്
നൂറുകണക്കിന് വർഷങ്ങൾ മുമ്പുള്ള കാവി ചിത്രകലയെ അന്യംനിന്നുപോകാതെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ഗോവയിലെ സാഗർമുളെയുടെ പ്രയത്നങ്ങലെക്കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞു
കാവി ചിത്രകല ഭാരതത്തിലെ പ്രാചീന ചരിത്രത്തെ തന്നിൽ ആവാഹിച്ചിരിക്കുന്നു
കാവ് എന്നതിൻറെ അർത്ഥംതന്നെ ചുവന്ന മണ്ണ് എന്നാണ്
പ്രാചീനകാലത്ത് ചുവന്ന മണ്ണ് ഉപയോഗിച്ചാണ് ഈ ചിത്രകല ഉണ്ടാക്കിയിരുന്നത്
പോർച്ചുഗീസ് ഭരണകാലത്ത് ഗോവയിൽ നിന്നും പാലായനം ചെയ്തവർ മറ്റു രാജ്യങ്ങളിലും ഈ അത്ഭുതചിത്രകല പ്രചരിപ്പിച്ചു
കാലക്രമത്തിൽ ഈ ചിത്രകല അന്യം നിന്നുപൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു
എന്നാൽ സാഗർമുളെ ഈ കലക്ക് പുതുജീവൻ നല്കി
അദ്ദേഹത്തിൻറെ ഈ പ്രയത്നത്തെ എമ്പാടും പ്രശംസിക്കുന്നുണ്ട്
സുഹൃത്തുക്കളേ ഈ ചെറിയ ശ്രമത്തിന് ഒരു ചെറിയ ചുവടിന് നമ്മുടെ സമൃദ്ധമായ കലകളെ സംരക്ഷിക്കാൻ വളരെ വലിയ സംഭാവനകൾ നല്കാൻ കഴിയും
നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ മനസ്സുവെച്ചാൽ രാജ്യത്തുടനീളമുള്ള നമ്മുടെ പ്രാചീനകലകളെ സംരക്ഷിക്കാനും രക്ഷിക്കാനുമുള്ള വികാരം ഒരു ജനകീയ വിപ്ലവമായി രൂപംപ്രാപിക്കാം
ഞാൻ ഇവിടെ ചില പ്രയത്നങ്ങളെക്കുറിച്ചുമാത്രമാണ് പറഞ്ഞത്
നമ്മുടെ രാജ്യത്തുടനീളം ഇങ്ങനെയുള്ള അനേകമനേകം ശ്രമങ്ങൾ നടന്നുവരുന്നുണ്ട്
അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ തീർച്ചയായും നിങ്ങൾ നമോ ആപ്പിലൂടെ എനിക്ക് എത്തിച്ചുതരണം
എൻറെ പ്രിയപ്പെട്ട ദേശവാസികളേ
അരുണാചൽ പ്രദേശിലെ ജനങ്ങൾ ഒരു വർഷമായി ഒരു അതിശയകരമായ യജ്ഞം ആരംഭിച്ചിരിക്കുകയാണ്
അരുണാചൽ പ്രദേശ് എയർഗൺ സറണ്ടർ യജ്ഞം എന്നാണതിൻറെ പേര്
ഇതിൽ ആൾക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം അവരവരുടെ എയർഗൺ സറണ്ടർ ചെയ്യുകയാണ്
എന്തിനാണെന്നറിയുമോ അരുണാചൽ പ്രദേശിലെ നിയന്ത്രണമില്ലാത്ത പക്ഷിവേട്ട അവസാനിപ്പിക്കാൻ
സുഹൃത്തുക്കളേ അരുണാചൽ പ്രദേശ് അഞ്ഞൂറിലധികം ഇനം പക്ഷികളുടെ ആവാസകേന്ദ്രമാണ്
ഇവയിൽ ലോകത്ത് മറ്റെവിടേയും കാണാത്ത നാടൻ ഇനങ്ങളുമുണ്ട്
എന്നാൽ ക്രമേണ കാട്ടുപക്ഷികളുടെ സംഖ്യ കുറയുന്നതായി കാണുന്നു
ഇതിന് ഒരു പരിഹാരമായാണ് എയർഗൺ സറണ്ടർ നടന്നുകൊണ്ടിരിക്കുന്നത്
കഴിഞ്ഞ കൂറെ മാസങ്ങളായി കുന്നുംപ്രദേശത്തുനിന്നും സമതല പ്രദേശംവരെയും ഒരു സമുദായത്തിൽനിന്നും മറ്റൊരു സമുദായം വരെയും രാജ്യത്തെമ്പാടും ഉള്ളവർ ഇതിനെ തുറന്ന മനസ്സോടെ സ്വീകരിച്ചു
അരുണാചൽ പ്രദേശിലെ ആളുകൾ ഇതുവരെ സ്വന്തം ഇഷ്ടപ്രകാരം 1600 ലധികം എയർ ഗണ്ണുകൾ സറണ്ടർ ചെയ്തു കഴിഞ്ഞു
ഞാൻ അരുണാചൽ പ്രദേശിലെ ആളുകളെ ഇതിനായി പ്രശംസിക്കുന്നു അഭിനന്ദിക്കുന്നു
എൻറെ പ്രിയപ്പെട്ട ദേശവാസികളേ
2022 മായി ബന്ധപ്പെട്ട് വളരെയധികം സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പക്കൽനിന്നും ലഭിച്ചു
എപ്പോഴത്തേയുംപോലെ ശുചിത്വവും സ്വച്ഛഭാരതവും
ഒരേ വിഷയത്തിലാണ് ഒരുപാടാളുകളുടെ സന്ദേശം
അച്ചടക്കവും ജാഗ്രതയും
സമർപ്പണ മനോഭാവവും കൊണ്ടേ ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഈ പ്രതിജ്ഞ പൂർണ്ണമാകുകയുള്ളൂ
എൻസിസി കേഡറ്റുകൾ ആരംഭിച്ച പുനീത് സാഗർ അഭിയാൻലും ഇതിൻറെ ഓളങ്ങൾ നമ്മൾക്കു കാണാൻ കഴിയും
ഈ യജ്ഞത്തിൽ 30000ൽപരം എൻസിസി കേഡറ്റുകൾ പങ്കെടുത്തു
ഈ കേഡറ്റുകൾ കടപ്പുറം വൃത്തിയാക്കി അവിടുത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റീസൈക്ലിങ്ങിനായി സ്വരൂപിച്ചു
നമ്മുടെ കടപ്പുറങ്ങളും കുന്നിൻപ്രദേശങ്ങളും ചുറ്റിക്കറങ്ങി നടന്നു കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ആകുന്നത് അവ വൃത്തിയായി കിടക്കുമ്പോൾ മാത്രമാണ്
ഒരുപാടാളുകൾ ജീവിതകാലം മുഴുവൻ ഏതെങ്കിലും ഒരു സ്ഥലത്തു പോകാനുള്ള സ്വപ്നം നിരന്തരം കാണുന്നു
പക്ഷേ അവിടെ ചെന്നു കഴിയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ മാലിന്യങ്ങൾ വിതറുന്നു
ഏതു സ്ഥലത്തു പോകുമ്പോഴാണോ നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നത് ആ സ്ഥലം വൃത്തികേടാക്കരുത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്
കൂട്ടുകാരെ
ഞാൻ കുറച്ച് യുവാക്കൾ തുടങ്ങിയ സാഫ് വാട്ടർ എന്ന സ്റ്റാർട്ടപ്പ് നെ കുറിച്ചറിഞ്ഞു
ആർട്ടിഫിഷ്യൽ ഇൻറലിജൻസിൻറെയും ഇൻറർനെറ്റിൻറെയും സഹായത്താൽ ഈ സ്റ്റാർട്ടപ്പ് ആളുകൾക്ക് അവരുടെ പ്രദേശത്തെ വെള്ളത്തിൻറെ ശുദ്ധതയേയും ഗുണത്തേയും കുറിച്ചുള്ള അറിവ് നൽകും
ഇതു ശുചിത്വവുമായി ബന്ധപ്പെട്ട അടുത്ത ചുവടുവയ്പ്പാണ്
ജനങ്ങളുടെ ശുചിത്വപരമായ ആരോഗ്യകരമായ ഭാവിക്കുവേണ്ടി ഈ സ്റ്റാർട്ടപ്പ് ൻറെ മഹത്വം ഉൾക്കൊണ്ട് ഇതിന് ഒരു ഗ്ലോബൽ അവാർഡും ലഭിച്ചു
പ്രിയമുള്ളവരേ
ഒരു ചുവട്വയ്പ് ശുചിത്വത്തിലേയ്ക്ക് എന്ന ഈ പ്രയത്നത്തിൽ സ്ഥാപനങ്ങൾക്കും ഗവണ്മെന്റിനും മറ്റെല്ലാപേർക്കും മഹത്തായ പങ്കുണ്ട്
മുമ്പ് ഗവണ്മെന്റ് ഓഫീസുകളിൽ പഴയ ഫയലുകളും പേപ്പറുകളും കുന്നുകൂടികിടന്നിരുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ
ഗവണ്മെന്റ് പഴയ രീതികൾ മാറ്റുവാൻ തുടങ്ങിയതുമുതൽ ഈ ഫയലുകളും പേപ്പർകുന്നുകളും ഡിജിറ്റലൈസായി കമ്പ്യൂട്ടറിൻറെ ഫോൾഡറിൽ ഇടംനേടിക്കൊണ്ടിരിക്കുകയാണ്
എത്ര പഴയതായാലും തീരുമാനം കാത്തുകിടക്കുന്നവയായാലും ആയാലും അവ മാറ്റാൻ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും പ്രത്യേക യജ്ഞം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു
ഇതിലൂടെ ചില വലിയ രസകരമായ കാര്യങ്ങളും നടന്നു
പോസ്റ്റൽ ഡിപ്പാർട്ടുമെൻറിൽ ഈ ശുചിത്വയജ്ഞം നടന്നപ്പോൾ അവിടത്തെ ജങ്ക്യാഡ് പൂർണ്ണമായും ഒഴിഞ്ഞു
ഇപ്പോൾ ആ ജങ്ക്യാഡും പൂമുഖമായും കഫറ്റേറിയയുമായി മാറിക്കഴിഞ്ഞു
നഗരവികസന മന്ത്രാലയം ഒരു ശുചിത്വ എടിഎം സ്ഥാപിച്ചിട്ടുണ്ട്
ആൾക്കാർ ചപ്പുചവറുകൾ കൊടുത്താൽ പകരം പണവുമായി മടങ്ങാം
സിവിൽ വ്യോമയാന മന്ത്രാലയത്തിലെ വകുപ്പുകൾ വൃക്ഷങ്ങളിൽ നിന്നും വീഴുന്ന ഉണങ്ങിയ ഇലകളും മറ്റുജൈവ മാലിന്യങ്ങളുംകൊണ്ട് ജൈവകംമ്പോസ്റ്റ് വളം ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു
ഈ വകുപ്പുകൾ വേസ്റ്റ് പേപ്പറിൽ നിന്ന് സ്റ്റേഷനറി ഉണ്ടാക്കുകയാണ്
അപ്പോൾ നമ്മുടെ ഗവണ്മെന്റ് വകുപ്പുകൾക്കും ശുചിത്വംപോലുള്ള വിഷയങ്ങളിൽ ഇത്രയും നൂതനമാകാൻ കഴിയും
കുറച്ചുവർഷം മുൻപുവരെ ആർക്കും ഇതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല
എന്നാൽ ഇന്ന് ഇത് നമ്മുടെ വ്യവസ്ഥയുടെ ഭാഗമായിക്കഴിഞ്ഞു
ഇത് നമ്മുടെ രാജ്യത്തിൻറെ പുതിയ ചിന്തയാണ്
ഇതിൻറെ നേതൃത്വം രാജ്യത്തെ ജനങ്ങൾ ഒന്നായി ഏറ്റെടുത്തിരിക്കുകയാണ്
എൻറെ പ്രിയപ്പെട്ട ദേശവാസികളേ
മൻ കീ ബാത്തിൽ ഇത്തവണ നമ്മൾ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു
എപ്പോഴത്തേയുംപോലെ ഒരു മാസത്തിനുശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടും പക്ഷേ 2022ൽ ഓരോ പുതിയ തുടക്കവും നമ്മളുടെ കഴിവുകളെ തിരിച്ചറിയുവാനുള്ള അവസരം നൽകുന്നു
ഏതു ലക്ഷ്യങ്ങലേക്കുറിച്ചാണോ പണ്ടു നമ്മൾ സങ്കൽപ്പിക്കുകപോലും ചെയ്യാത്തത് ഇന്നു നമ്മുടെ രാജ്യം അവയ്ക്കായി പ്രയത്നിക്കുന്നു
നമ്മൾ പറയാറുണ്ട്
കണശശ്ചൈവ വിദ്യാം അർത്ഥം ച സാധയേത്
ക്ഷണേ നഷ്ടേ കുതോ വിദ്യാ കണേ നഷ്ടേ കുതോ ധനം
അതായത് നമുക്കു വിദ്യ ആർജ്ജിക്കേണ്ടപ്പോൾ പുതിയതായി എന്തെങ്കിലും പഠിക്കേണ്ടപ്പോൾ നമ്മൾ ഓരോ നിമിഷവും പ്രയോജനപ്പെടുത്തണം
അതുപോലെതന്നെ നമുക്കു ധനം ആർജിക്കേണ്ടപ്പോൾ അതായത് ഉയർച്ചയും പുരോഗതിയും കൈവരിക്കേണ്ടപ്പോൾ ഓരോ കണികയും അതായത് ഓരോ വിഭവവും സമുചിതമായി പ്രയോജനപ്പെടുത്തണം
എന്തെന്നാൽ ഒരു നിമിഷം പാഴായാൽ വിദ്യയും അറിവും ഇല്ലാതാകും ഒരു കണിക നഷ്ടമായാൽ ധനവും പുരോഗതിയുടെ മാർഗ്ഗവും അടയും
ഈ കാര്യങ്ങൾ എല്ലാ ദേശവാസികൾക്കും പ്രേരണ നൽകുന്നതാണ്
നമുക്ക് ഒരുപാട് പഠിക്കണം നവീകരണങ്ങൾ നടത്തണം പുതിയ ലക്ഷ്യങ്ങൾ കൈവരിക്കണം അതിനാൽ നാം ഒരു നിമിഷവും കളയാൻ പാടില്ല
നമുക്ക് രാജ്യത്തെ വികസനത്തിൻറെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കണം ആയതിനാൽ ഓരോ വിഭവവും പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണം
ഇതൊരുതരത്തിൽ സ്വയം പര്യാപ്ത ഭാരതത്തിൻറെയും മന്ത്രം ആണ്
എന്തുകൊണ്ടെന്നാൽ നാം നമ്മുടെ വിഭവങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും അവയെ പാഴാക്കാതിരിക്കുമ്പോഴും മാത്രമെ നമ്മുടെ പ്രാദേശിക ശക്തി നാം തിരിച്ചറിയുകയുള്ളൂ
അപ്പോഴാണ് നമ്മുടെ രാജ്യം സ്വയം പര്യാപ്തമാകുന്നത്
വരുവിൻ നമുക്ക് നമ്മളുടെ പ്രതിജ്ഞ ആവർത്തിക്കാം
ഉയരത്തിൽ ചിന്തിക്കാം വലിയ സ്വപ്നം കാണാം അവ പൂർത്തീകരിക്കാൻ ആത്മാർത്ഥമായ് ശ്രമിക്കാം
നമ്മുടെ സ്വപ്നം നമ്മളിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല
നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൻറേയും രാജ്യത്തിൻറേയും വികസനവുമായി ബന്ധപ്പെട്ടതാകട്ടെ
നമ്മുടെ പുരോഗതിയിലൂടെ രാജ്യത്തിൻറെ പുരോഗതിക്കുള്ള വാതിൽ തുറക്കട്ടെ
ഇതിനുവേണ്ടി ഇന്നുതന്നെ ഒരു നിമിഷംപോലും പാഴാക്കാതെ ഒരു കണികപോലും പാഴാക്കാതെ നമുക്ക് മുന്നേറാം
ഈ ദൃഢ പ്രതിജ്ഞയോടുകൂടി വരാൻപോകുന്ന പുതുവർഷത്തിൽ നമ്മുടെ രാജ്യം മുന്നേറുകയും 2022 നൂതനമായ ഭാരതം പടുത്തുയർത്തുവാനുള്ള സുവർണ്ണ ഏടായി മാറുകയും ചെയ്യും എന്ന് എനിക്ക് വിശ്വാസം ഉണ്ട്
ഈ വിശ്വാസത്തോടുകൂടി എല്ലാപേർക്കും 2022ലേക്കുള്ള എൻറെ കോടികോടി ശുഭാശംസകൾ
ആയിരമായിരം നന്ദി